ചോറ് വീട്ടിലേക്കൊരിലുസ്‌ട്രേഷന്പറഞ്ഞിരുന്നല്ല സംഭവെന്താ?

അബ്ദുള്ളാന്റെ സ്കൂള് സംഭവെന്താ? അയാള്കൂല്ലറ് പ്രശ്‌നമാക്കീനാര്? എന്ത്ലഹരി മരുന്നാ? എന്തോ കേസൊക്കെ പറഞ്ഞ് കേട്ട്.

അതേ വോന്റടുത്തൊക്കെപഠിക്കുന്ന ചങ്ങായിമാരുണ്ട്. ബീഡിക്കെന്തോചുരുട്ടീട്ട് കൊള്ളേജി കൊണ്ടോയിവരല്ലേ. അതിപ്പോഓൻകൊറൂ പ്രശ്‌നായിനാ ഉമ്മാന്റെപേര്പറഞ്ഞുകേട്ടു എവിടെയോ.

ഇല്ലഇല്ലഇല്ലഅള്ള അള്ളകാക്കയല്ലെമോനേ എൻ്റെമോനെഅങ്ങനെത്തിത്ക്കൊണ്ട്പോയിട്ട് രണ്ട് കുരുത്തംകെട്ടരണ്ട് പുള്ള്റുണ്ടാഞ്ഞി ഓറ്പോയിട്ട്എന്തിപ്പാ ബേതോബീഡിലെന്തൊകള്ളംസ്കൂൾല്കൊണ്ടുവരുന്നില്ലെ. അതിപ്പൊകുറേയാൾക്കാറ് മയക്കുമരുന്ന്, കഞ്ചാവെന്ന്ചെന്നേക്കണ്. നമ്മള്പഠിക്കുമ്പൊക്കെ ഈസമയത്ത് ഇങ്ങനൊത്തൊണ്ടില്ലാരുന്നു സ്കൂളിലന്തു. യെപ്പാ അതുപോലെ ടീച്ചര്മാര്നിലക്ക് കാര്യങ്ങൾപറഞ്ഞുതരീച്ച് അതെന്ത് മൊത്തത്തിൽപറയുന്നുണ്ടീല്ലെ.

അബ്ദുള്ളാനല്ലകുട്ടിയാണ് നമ്മളല്ലാ

അ അല്ലന്നക്ക്പേടിയാണ്. ഇത്രനല്ലതെന്തുല്ലെ കൂതറക്കഥകൂടിയെങ്കി തേച്ച്ബെടക്കാമിപ്പൊ. ആ.

കള്ള് ഈകുറേബുൾറ്കള്ളല്ലേ കുടിക്കുന്നത് എന്നൊക്കഞാൻ കാത് അബേനിവിട്ട് ടൂറെല്ല ഇപ്പ ടൂറെല്ലപോന്ന അപ്പ റിവർ സ്കൂൾന്ന് പോന്നെന്നിക്ക് കാണുമ്പോ കുൽഡ്റാനെന്നപെണ്ണ് ആണുങ്ങ പെണ്ണുങ്ങഒക്കെ കള്ളുകുടിക്കുന്നു. ആ പിന്നേ ഷിബരേട്ടന്റെഇടികല്ലേന്ന് ഒരിക്കണം . ഓടുത്തെന്റെതടിച്ച് നല്ലതാ പഠിക്കാത്തതാ അപ്പറത്തൊരാവേശത്തിലോള്

അതിന്നെ മിഞ്ഞാന്ന് രാവിലെ വാർത്തകണ്ടിരുന്നു അതിലികില് ഒരുമോനെന്തോ ഇതായിട്ട് ട്യൂഷനെട് പറഞ്ഞിട്ടെന്തോ ഉമ്മാന്റെതല്ലാക്കണേ ആയിറുപേടെമീറ്റ്പോണ്ട്.

കുറച്ച്സമയത്ത് മോന്റെകൊലോന്നാകെമാറീട്ട് കണ്ണെല്ലാംചുവന്നിട്ട് കണ്ടിട്ട്നോക്കുമ്പക്കെന്ത് ചങ്ങായി സ്റിക്കറോ അങ്ങനെയെന്തോലഹരിയുണ്ടല്ലോ സാധനംവാങ്ങീട്ട് വച്ചിട്ട്

അ അടുത്തന്നപ്പറതന്നെയുള്ളയൊരു ഷോപ്പ്ന്നെന്തോ നീങ്ങിതലെ കാടേന്ന്തന്നെ.

കൈല്പൈസയുണ്ട് എന്റെയില്പൈസയുണ്ട് ഇതങ്ങനെ കൊടുക്കണ് കൊടുത്തിട്ടാമ്പക്ക് അത്ബൈയോട്തടി അതെന്താക്കണ അതില്ബീഡിയോയുംയെന്താണ്ട് ബുക്ക് വിങ്ങിന്റെ സ്റ്റാർത്തിങ് തറയുവില്ല.

ഇമ്മാതിഇത് മദ്രസേല് പൊന്നില്ലെ ഇനിയിപ്പം മദ്രസെചൊല്ലി ഇപ്പം ഈപ്രശ്നം വന്നതിനുശേഷം മദ്രസയിലെന്തൊ തീരുമാനായി. മദ്രസയിലിനി ഇനിമുതല് എല്ലാർക്കും മറ്റെബോധവൽക്കരണക്ലാസ്സല്ലെകൊടുക്കുവൊള്ളു. കുട്ടികൾക്കങ്ങനതെന്തൊയൊരു തീരുമാനത്തിലിപ്പയങ്ങളെ ജമാഅത്ത്പള്ളീലെല്ലാം അങ്ങനെനടത്തീട്ടുണ്ട്. തീരുമാനെടുത്തിട്ടുണ്ട്. തന്നെ ഞാനു ഞാനിപ്പെന്ത് നാട്ടിലുണ്ടാവുമ്പോ അബ്ദുള്ളാന്റെക്കന്ന് അധികൊണ്ടായികൊണ്ടിരുന്നേ. നമ്മള് അത് സമയങ്പള്ളിക്ക്പോകും ഉസ്താനെകാണും കാര്യം നേരെസംസാരിക്കും എപ്പോളൊക്കെന്നുണ്ടാവും അബ്ദുള്ളാക്കൊരു പ്രശ്നുണ്ടാകില്ല അതറിയാ

ആ അത്ഞാൻ അത് അബ്ദുള്ളാക്ക് പ്രശ്നില്ല പ്രശ്നിന്താവില്ല പക്ഷെ കുൽധ്രുഒക്കൊക്കെകൂടിയെങ്കി ബെടക്കാവുന്നത്പേടിയാവും കൂടാതിരിക്കാനുംകയിയില്ലാ ഒറ്റക്ക്ജീവിക്കാനുംകയില്ലാല്ലെ ഇപ്പത്തെകാലത്ത്.

പിന്നെന്ത് കാര്യായിട്ട്നോക്കെണ്ടയോ ഫോണുപയോഗംനോക്കണോ. ആ അത്നീ ഫോണില് ജ്ജ് ഈകുറേഞമ്മള് ഈഹ് ഫേസ്ബുക്കു, വാട്സപ്പ് അങ്ങനത്തെകുറേ എന്ത് അങ്ങനത്തെകുറേ ബന്ദിയശം ഹിബുൽഡ്രിഗ്‌ ഒറേത് അ ആൾറ്റാരെത്റിക്

ആ പണ്ടത്തെകാലത്ത്വല്ലൊ ബീഡിഗ്രിയെത്തീട്ടുണ്ടാവും പക്ഷെ ആൾക്കാര്കാണാത്തരീതീലാണ് വിളിച്ചോണ്ട്വന്നെ ഇപ്പത്തീ ഫോണില്ബീഡിയോഅങ്ങനെത്തെല്ലകണ്ടിട്ട്

അച്ഛൻവിളിക്കുന്നത് തന്നെ മയിനെന്താന്നറിയോയിക്കുതോന്നണത് നമ്മള്ഈ കൊറോണവന്നില്ലേ ഇവല്? ആ കൊറോണവന്നശേഷാണല്ലോ പുള്ളേറ് കൂടുതല് ഓൺലൈൻക്ലാസ്സായതുകൊണ്ട്തന്നെ പുള്ളേറ്കൂടുതല് ഫോണുപയോകിക്കാൻതുടങ്ങീ എന്നിട്ടീരാത്രിമൊത്തപയോഗിച്ചിട്ട് രാവിലെന്ത് മിറ്റടിക്കാനെണീക്കുന്നില്ല നിസ്‌ക്കരിക്കാനല്ല രാവിലെണ്ണീറ്റിട്ടില്ലാ

ഏഹ് മദ്രസയെങ്കിലും പോകില്ല സ്കൂളിലേക്ക് പോന്നില്ല പോകാന് മടി ഇപ്പൊളത്തെപുള്ളേർക്ക്.

അമദ്രസൊക്കെപോണി പിള്ളേഴ്സ് വാചാരിക്കുന്നറിയൂല്ലെ ആഒരു ചെറിയ ആഒരു വൽത് മൊബില് മോശപ്പെട്ടകാര്യാണ്‌ മദ്രസയിലോട്ട്പോന്നത് ഇപ്പുള്ത്തത്തെ കാലത്ത്.

അതന്നെ. ഇന്നലെ നൗഫല് വിളിച്ചുണ്ടായിഞ്ഞി. പറയുമ്പൊഫോണിങ്ങനെകുറേബേജാറാപറഞ്ഞെഇപ്പൊരലെന്ത് വെള്ളെ അനിയന്റൊരു കഥപറഞ്ഞിട്ട്.

മുമ്പരെനല്ല ചെക്കനായിട്ടുണ്ടായിരുന്നു. ഇപ്പാണെങ്കിലെന്ത് ഇങ്ങനെതന്നാണീ ഈഫോണിന്റെ കാര്യ കൊറോണാ അല്ലെങ്കില് എന്തിങ്ങനെ നല്ലബട്ക്ക്ചെങ്ങായിമാരെല്ലാം കെട്ടീട്ട് ഫുള്ളും പറ്റിയിജ്ജ്തന്നാപറയുന്നുണ്ട്. എന്ത്? ഓൻപറയലുണ്ട്.

ഞാനാണെങ്കിൽ ഓന്റടുത്ത് വെർതേ അതത് എപ്പളൊന്ന്ഘുമ്മാ അല്ലെങ്കിലുപ്പണ്ടാകുമ്പൊപറഞ്ഞിട്ട് കാര്യല്ല നേരെപറഞ്ഞുകൊടുക്കും എല്ലാകാര്യം നോക്കൂഭക്ഷണംകഴിക്കുന്നത് വരെയുള്ളമൂന്ന്നേരം കയിക്കുന്നുണ്ടാ. ഇപ്പാണെങ്കില് ചെങ്ങായീ ഒരുത്തികാണലേയില്ല രാത്രിവന്നെങ്കില് അതിലെണിച്ചിട്ട്പോവും. പിന്നെ രാത്രിവീട്ടിലാരാത്രിവരുന്നെ. അങ്ങനത്തന്നെസ്വഭാവല്ലെ എന്ത്ചെയ്യുന്നെ എന്താക്കണോന്ന്പറയുന്നില്ല

മിഞ്ഞി മിഞ്ഞി മിഞ്ഞാന്ന് സ്കൂൾന്പ്രെസിനായിചെക്കെന്റെകഥേന്റെ ഈഅതുപോലെന്നെ ഇ മെയിൽസന്നെയാണെന്ത് അടുത്തതു ചെന്നൈകൂടിയാണ്. ഓന്

ഓ ഓന് ഹ് കാണുമ്പഴൊന്നിതില്ലതെന്താണ് എന്ത് പിരിശത്തിനപ്പുറഇപ്പുറയെല്ലാം മുണ്ടിക്കൊണ്ടാഞ്ഞി ചെക്കന്പെണ്ണിത് ബടക്കാര്ത്തറുതില്ലെയെല്ലാർക്കും ഈഫോണെല്ലൊനോക്കീട്ടാണ് അന്റ്യു എന്തിപ്പൂടീച്ചേഴ്സ്സ്കൂളിന്ന്ബിളിക്കുവല്ല ആഹ് കുടിച്ചെറിയേന്. ഉപ്പമാറ്, ഉമ്മാമാറെല്ല സ്കൂളിലേക്ക് വിളിപ്പിച്ച് വിളിപ്പിച്ചീട്ടവക്ക് പോയെ പക്ഷെ എ എന്ത്ചോയിക്കുമ്പോക്കെ ആൾക്കാരെല്ലാഞെന്നീചെക്കന്കഞ്ചാവിന്റെയിലി തലക്ക്പിടിച്ചിട്ട് അതിൻ്റെമത്ത്പിഴിഞ്ഞിട്ട് അതില് എപോക്കീ ഉ ഉമ്മയേത്, ഉപ്പയേത്, റ്റീച്ചറേതെക്കെ എല്ലാറെയവസ് അവസ്ഥക്കെത്തിയേന്റെ ആകഥയില്. ആദ്യബെജാറിന്റെകഥെ പിഞ്ഞങ്ങടെമക്കള് ആറ്മക്കള്ഞ്ഞമ്മടെമക്കള്പോലെതന്നെയല്ലെ.

അഹ്. അയ് അയി ബെക്കുനാ.